ആഹ് എവടിജ്ജ്? അന്നെക്കണ്ടെത്ര കാലായി?

ഇമ്മക്കെന്താ സുഖം തന്നെ. വേറെപ്പെന്താ? ഇപ്പവടെ എങ്ങനെക്കെ മഴേക്കെ പെയ്യ്ണ്ടാ? കാലാവസ്ഥോക്കാ?

അൽഹംദുലില്ലാഹ്. ഇബടെ ഇപ്പ റാഹത്താണ്. പ്രകൃതിയൊക്കെ നല്ല പോലെ നിക്ക്ണ്. എന്താണ് അവടത്തവസ്ഥെന്താ? അവടെ മഴിണ്ടോ കാറ്റ്ണ്ടോ ഇടിയിണ്ടോ? എന്താവസ് അവിടത്തവസ്ഥ? ഇവടെ ഇപ്പോ രാവിലെക്കാകെ മഞ്ഞാ. ഇപ്പ മഞ്ഞിന്റെ സീസണല്ലേ? തണുപ്പാണാകെ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അവടെ മലകളൊക്കെ മഞ്ഞു മൂടിക്കെടക്കാവൂലേ ആഹ്.

മഞ്ഞിക്കൂടെ പച്ചപ്പുംപാടെ കൂടി വര്ന്ന്ണ്ട്നല്ലാ. എന്താ പിന്നവിടത്തത്? ചോറുണ്ടോ?

ചോറൊക്കെ തിന്ന്. രണ്ടീസം മുൻപ് മഴ പെയ്തീനല്ലോ? രണ്ടീസം മുമ്പിവടെ മഴ പെയ്ത് രാത്രി കറന്റൊക്കെ പോയി, ഇടിയൊക്കെ പൊട്ടി നല്ലൊരു മഴ പെയ്ത്. അവടെ പെയ്തീന്നാ?

ഇവടെ ഇവടെ പെയ്തിട്ടില്ലട്ടോ. ഇവടെ ഇന്നലെ പെയ്തിട്ടില്ല. മിനിഞ്ഞാന്ന് പെയ്തീന്. മിനിഞ്ഞാന്ന് നല്ല ഇടിയിണ്ടായിരുന്നു കാറ്റ്, മഴ, അടിപൊളി മഴ. നല്ല കാറ്റും, നല്ല സുഖം ഇണ്ടേരുന്നു കെടന്നൊറങ്ങാന്‍. ആഹ് ഞാനാ മഴ കണ്ടപ്പോ ഇമ്മളെ പ്രളയം പിന്നേം വരാ വിചാരിച്ചു. കേരളത്തീ രണ്ട് വട്ടം വന്നതല്ലേ?

പക്ഷെ ഇന്നലെ ഒരു കാറ് ഞാൻ ഞാൻ വിചാരിച്ചു തെക്കോട്ട് മഴിണ്ടാവൂന്ന് ഞാൻ വിചാരിച്ചിരുന്നു. നിങ്ങളവടെ മഴ പെയ്തിട്ടുണ്ടാവൂന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മടെ മിഞ്ഞാന്ന് പെയ്തിട്ടില്ല. ഇന്നലെ പെയ്തത് ഞാവോർക്കുന്നു. ആഹ് അതെയതെ. ഞാനിന്നലന്നെ വിചാരിച്ചേ. ആഹ് പിന്നെ

പിന്നെന്താവെച്ചാല് ഇമ്മളെ കാ കവളപ്പാറ ഉരുൾപൊട്ടിയ ഇതിണ്ടല്ലോ കഴിഞ്ഞ പ്രളയത്തിന്

ആഹ്. ഇപ്പളുവൊന്നുവായിട്ടില്ല. ഇപ്പളും ഇനീം ഉരുള് പൊട്ടാൻ സാധ്യതയിണ്ട്ന്നാ പറയണെ. അതൊക്കെ അങ്ങനന്നെ നിക്കാണെങ്കിലേ ഇഞ്ഞിയടുത്ത മഴക്കാലം വരല്ലേ? ഉം ഉം.

ആഹ് അങ് അങ്ങനൊന്നൂല്ല. അതൊക്കെ ഞാൻ കേട്ടീല്ല. അപ്പൊ ഇല്ല. കാറ്റൊക്കിണ്ട്, നന്നായി കാറ്റ്ണ്ട്. ഇവടെ കാറ്റ്ള്ള പ്രദേശാണ്. അതോണ്ടന്നെ പലർക്കും നല്ല ആരോഗ്യമായ പ്രശ്നങ്ങളിണ്ട്.

കാറ്റൊക്കെ അടിക്കണോണ്ടും മഞ്ഞൊക്കായതോണ്ടും കഫക്കെട്ട്, തുമ്മല്, ജലദോഷോക്കെയിണ്ട്.

ആഹ്. ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ്. നമ്മടെ അയൽവാസി, നിങ്ങടെ അയൽവാസിയില്ലേ അബൂബക്കറ്. അബൂബക്കറിന്റെ വീടിന്റെ തേങ്ങ വീണ്, ഓട് പൊട്ടി, ഓട് തലേട്ട് വീണ് ഹോസ്പിറ്റലിലാണ് ഐസിയുവിലാന്നൊക്കെ പറഞ്ഞൊര് വാട്സപ്പിന്റെ ഗ്രൂപ്പ്ന്ന് എനിക്ക് കിട്ടീര്ന്ന്. അത് ഓന്റവസ്ഥെന്താ?

ആഹ്. ആഹ് ആഹ് ആഹ് ആഹ് അതെന്താന്നു വച്ചാല് കഴിഞ്ഞ ഇതില് നല്ലൊരു കാറ്റിണ്ടായില്ലേ, ആകെ മരം വീഴ്കേം, കറന്റ് പോയ്, പോസ്റ്റ് കാല് വീണ് ആഹ് ആ ഇതില് സംഭവിച്ചതാണ്.

ആഹ് ഉം. മൂപ്പരെ പെരെയൊക്കെ മെമ്പറൊക്കെ വന്ന് നാട്ടാരൊക്കെ വന്ന് നല്ല സഹായിക്കോക്കെ ചെയ്‌തന്ന്. ആകെ ഇല്ല്യാത്ത ആളല്ലേ, കൊറച്ച് സാമ്പത്തികമായി പിന്നിലിള്ള ആളല്ലേ. ആ കാറ്റും മഴേലുവാണ് ആകെ പെട്ടത്. കൊറയൊക്കെ വേറെയും കൊറേ ആൾക്കാരെ

പെരേലൊക്കെ വീ വ് വ് മരോക്കെ മറിഞ്ഞീന്ന്. അതെയതെയതെയതെ. അതെ. അതിണ്ട്ല്ലേ. ഓ ഇതിപ്പാകെ കടൽ ക്ഷോഭിച്ച് നിൽക്കാ. ഇവടെ ഇപ്പൊ സമയാണ് ഇവടെ കടൽക്ക് പോകാൻ വയ്യ. അവടാണെങ്കി ട്രോളാണ്. അപ്പാകൊരു ബേജാറിലാണിവടത്തെ നാട്ട്കാരെല്ലാവരും. അവടത്തെ എന്തൊക്കേ? ആഹ്. മീനൊന്നും മീന് മീൻപിടുത്തക്കാരൊന്നും പോണില്ലേ? ആഹ്. മീൻപിടുത്തക്കാർക്കൊക്കെ നല്ല വല്യൊരു തിരിച്ചടിയാണീ മഴ. അതീ പ്രകൃതി ഇപ്പോ ഭയങ്കരൊരു മോശപ്പെട്ട മോശം ഒരു കാലാവസ്ഥയാണിപ്പ റഡാറിലൊക്കെ കാണിച്ച് കൊണ്ടിരിക്കാ.

ആഹ് അങ്ങനെയാണല്ലേ ഞാൻ മീൻപിടുത്തക്കാടെ കാര്യം തിരിച്ചെത്താത്തോല്, ഓലൊക്കെ വൻ റിസ്ക്കിലേരിക്കൂലേ? ആകെ പ്രശ്നത്തിലേരിക്കൂലേ ആഹ്. ആഹ് അതെ. ആഹ്

ആഹ് കാലാവസ്ഥ പ്രശ്നം തന്നേണ്. കാലാവസ്ഥ കാരണല്ലേപ്പ ഞമ്മളിപ്പോ പ്രളയങ്ങളും ഒക്കെ വന്നപ്പ കേരളത്തിലാകെ പ്രശ്നായീലെ. സാമ്പത്തികായിട്ടൊക്കെ ഇടുങ്ങീലെ.

ആഹ് ശെരി. എന്നാ ശെരി അസ്‌ലാം അലൈക്കും.